Eclipseന്റെ പ്രോഗ്രാമിംഗ് ഫീച്ചർസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് Eclipseന്റെ യൂസർ ഫ്രെൻഡ്ലി ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഫീച്ചർസ്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 110 ജെഡികെ 16 എക്ലിപ്സ് 370
ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങളുടെ സിസ്റ്റത്തിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം
Eclipseൽ ഒരു ലളിതമായ ജാവ പ്രോഗ്രാം എഴുതാൻ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
എക്ലിപ്സ് IDEലെ യൂസർ ഫ്രെൻഡ്ലി ആയിട്ടുള്ള ഫീച്ചർസ് ഇവയാണ്
ഓട്ടോ കംപ്ലീഷൻ സിന്റാക്സ് ഹൈലൈറ്റിങ് എറർ ഡയലോഗ് ബോക്സ് ഷോർട്ട്കട്ട് കീസ്
ഇവ ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം
ഫീച്ചർസ് എന്ന ഒരു ക്ളാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്
ആദ്യമായി Eclipseലെ ഓട്ടോ കംപ്ലീഷൻ ഫീച്ചർ നോക്കാം
മെയിൻ methodനുള്ളിൽ തുറക്കുന്ന ബ്രേസ് ടൈപ്പ് ചെയ്ത് Enter കൊടുക്കുക
അപ്പോൾ ഇത് അടയ്ക്കുന്ന ബ്രേസ് സ്വയമേ ചേർക്കുകയും cursorനെ indentationന് ശേഷമുള്ള സ്ഥാനത്ത് കൊണ്ട് വരികയും ചെയ്യുന്നു
ഇത് ഒരു ജോടിയിലുള്ള പ്രവർത്തികൾ സ്വയമേ പൂർത്തിയാക്കുന്നു
ഉദാഹരണം പരന്തീസസ് തുറക്കുന്ന പരന്തീസസ് ടൈപ്പ് ചെയ്യുക
അപ്പോൾ എക്ലിപ്സ് അടയ്ക്കുന്ന പരന്തസിസ് സ്വയമേ ചേർക്കുന്നത് കാണാം
നമുക്ക് അടയ്ക്കുന്ന പരന്തസിസ് ഇടുന്ന ശീലം ഉണ്ടെങ്കിൽ ഇത് അധികം അടയ്ക്കുന്ന പറന്തെസിസ് ചേർക്കാതെ ശ്രദ്ധിക്കുന്നു
ഞാനിപ്പോൾ അടയ്ക്കുന്ന പരന്തസിസ് ടൈപ്പ് ചെയ്യുന്നു
ശ്രദ്ധിക്കുക കർസർ വലത്തേക്ക് നീങ്ങുന്നതല്ലാതെ അധികം പരന്തസിസ് ചേർക്കുന്നില്ല
ഡബിൾ quotesസും ഇത്പോലെ പ്രവർത്തിക്കുന്നു
തുറക്കുന്ന ക്യൂട്ട് ടൈപ്പ് ചെയ്യുക
ഇത് സ്വയമേ ക്യൂട്ടീസ് അടയ്ക്കുന്നു
നമുക്ക് അടയ്ക്കുന്ന ക്യൂട്ട് ഇടുന്ന ശീലം ഉണ്ടെങ്കിൽ ഇത് വീണ്ടും ക്യൂട്ട് ഇടില്ല
ഞാനിപ്പോൾ ക്യൂട്ടീസ് ടൈപ്പ് ചെയ്യുമ്പോൾ അധികം ക്യൂട്ടീസ് ചേർക്കപ്പെടാതെ കർസർ വലത്തേക്ക് നീങ്ങുക മാത്രം ചെയ്യുന്നു
കോഡിന്റെ ഘടന നില നിർത്താൻ സഹായിക്കുന്ന വളരെ ഉപയോഗമുള്ള ഫീച്ചർ ആണ് auto കംപ്ലീഷൻ
അത് പോലെയിത് അടയ്ക്കുന്ന ബ്രേസസ് പരന്തസിസ് ക്യൂട്ടീസ് തുടങ്ങിയവ ടൈപ്പ് ചെയ്യാൻ മറക്കുന്നത് പോലുള്ള എറർസ് ഒഴുവാക്കുന്നു
നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പ്രോഗ്രാമിംഗ് ഫീച്ചർ ആണ് സഗസ്ഷൻ
ഇപ്പോൾ ടൈപ്പ് ചെയ്തതൊക്കെ നീക്കം ചെയ്യുന്നു
ഹെല്ലോ എന്ന വാക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യുന്നു
സിസ്റ്റം ഡോട്ട് എക്ലിപ്സ് ഒരു ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് കാണിക്കുന്നത് ശ്രദ്ധിക്കുക
ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഇആർആർ ഇൻ ഔട്ട് കൺസോൾ തുടങ്ങിയ നിർദേശങ്ങൾ ഈ പട്ടിക ഉൾകൊള്ളുന്നു
താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഔട്ട് തിരഞ്ഞെടുത്ത് Enter കൊടുക്കുക
ഡോട്ട് ടൈപ്പ് ചെയ്യുക
ഇപ്പോൾ എക്ലിപ്സ് ഔട്ട് moduleൽ നിന്നുള്ള നിർദേശങ്ങൾ നൽകുന്നു
താഴേക്ക് സ്ക്രോൾ ചെയ്ത് println തിരഞ്ഞെടുത്ത് Enter കൊടുക്കുക
parenthesisനുള്ളിൽ quotesൽ ഹെല്ലോ ടൈപ്പ് ചെയ്യുക

അടുത്തത് സിന്റാക്സ് ഹൈലൈറ്റിങ് ഫീച്ചർ ആണ്
പബ്ലിക്ക് ക്ലാസ് പബ്ലിക്ക് സ്റ്റാറ്റിക് വോയിഡ് എന്നീ keywordകൾ വ്യത്യസ്ഥ നിറത്തിൽ കാണുന്നത് ശ്രദ്ധിക്കുക
ഹെല്ലോ ഒരു സ്ട്രിംഗ് ആണ് എന്ന് സൂചിപ്പിച്ച് കൊണ്ട് നീല നിറത്തിൽ കാണുന്നു
ഈ സിന്റാക്സ് ഹൈലൈറ്റിങ് ഫീച്ചർ keywordsനെ കോഡിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു
എക്ലിപ്സ് പ്രോഗ്രാമറെ എറർസ് കണ്ടെത്തുവാനും സഹായിക്കുന്നു
ഒരു പ്രോഗ്രാമിലെ എറർ ഇടത് മാർജിനിലെ റെഡ് ക്രോസ് അടയാളം കൊണ്ട് സൂചിപ്പിക്കുന്നു
ഈ പ്രോഗ്രാമിൽ ഒരു എറർ ഉള്ളതായി കാണാം mouse എററിന് മുകളിൽ വയ്ക്കുമ്പോൾ സെമിക്കോളൻ ഇല്ല എന്ന് എറർ കാണിക്കുന്നുഅത് പോലെ എറർ തിരുത്തുവാനുള്ള മാർഗവും കാണിക്കുന്നു
എറർ തിരുത്താതെ പ്രോഗ്രാം റൺ ചെയ്യാം
റൈറ്റ് ക്ലിക്ക് ചെയ്ത് റണ് എഎസ് ജാവ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക
എറർ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന എറർ ഡയലോഗ് ബോക്സ് കാണുന്നു
ഇത് പ്രോസീഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നു
നമുക്ക് പ്രോസീഡ് ചെയ്യാം
എറർ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഔട്ട്പുട്ട് കാണുന്നു

പ്രോബ്ലം കൺസോളിൽ എല്ലാ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും കാണിക്കുന്നു
ഒരു semi കോളൻ ചേർത്ത് എറർ തിരുത്താംസേവ് ചെയ്യാനായി Ctrl S കൊടുക്കുക
Eclipseലെ അടുത്ത പ്രോഗ്രാമർ ഫ്രെൻഡ്ലി ആയിട്ടുള്ള ഫീച്ചർ shortcut കീസ് ആണ്
സേവ് ചെയ്യുന്നതിനുള്ള CtrlSഉം തുറക്കുന്നതിനുള്ള CtrlOഉം എല്ലാ പ്രോഗ്രാമിലും സാധാരണ ഉപയോഗിക്കുന്ന ഷോർട്ട് കീസ് ആണ്
ഇത് പോലെ സാധാരണ ഉപയോഗിക്കുന്ന മറ്റ് ഫങ്ഷനുകൾക്കും eclipseൽ ഷോർട്ട്കട്ട് കീസ് ഉണ്ട്
കോഡ് റൺ ചെയ്യുന്നതിന് കണ്ട്രോൾ ഫ്11
ഇത് ശ്രമിച്ച് നോക്കാം
Ctrl അമർത്തി കൊണ്ട് ഫ്11 അമർത്തുമ്പോൾ കോഡ് റൺ ചെയ്യുന്നു
ഔട്ട്പുട്ട് ഹെല്ലോ പ്രിന്റ് ചെയ്യപ്പെട്ടു
മറ്റ് ഓപ്ഷനുകൾക്ക് വേണ്ടിയുള്ള ഷോർട്ട്കട്ട് കീസ് മെനുവിൽ നോക്കിയാൽ കിട്ടും
റണ് ക്ലിക്ക് ചെയ്യുക
ഓപ്ഷന്റെ വലത് ഭാഗത്ത് ഷോർട്ട്കട്ട് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക
അതായത് Debugനുള്ള ഷോർട്ട്കട്ട് കെയ് ഫ്11 ആണ്
ഇവ eclipseലെ വളരെ കുറച്ച് എന്നാൽ സാധാരണ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഫീച്ചർസ് മാത്രമാണ്
കൂടാതെ ഫീച്ചർസ് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പരിചയപ്പെടാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് എക്ലിപ്സ് ലെ പ്രോഗ്രാമിംഗ് featuresകളായ ഓട്ടോ കംപ്ലീഷൻ സിന്റാക്സ് ഹൈലൈറ്റിങ് എറർ ഡയലോഗ് ബോക്സ് ഷോർട്ട്കട്ട് കീസ് ഒരു അസ്സൈന്മെന്റ് ഹെല്ലോ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു ക്ളാസോട് കൂടിയ ഒരു ലളിതമായ പ്രോഗ്രാം എഴുതുക
ഈ സമയത്ത് Eclipseലെ എല്ലാ പ്രോഗ്രാമിംഗ് ഫീച്ചർസ് ഉം ഉപയോഗിക്കുക
അതിലെ ഫങ്ഷനുകൾ നിരീക്ഷിക്കുക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
ഇത് പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി